അബിൻ അറിയാലോ നമുക്ക് പുതിയതായിട്ടുള്ള യന്ത്രോപകരണങ്ങൾ നമ്മുടെ ഒരു സമൂഹത്തിനു വലിയൊരു പുതിയൊരു മുന്നേറ്റത്തിലോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തലിലുള്ള പുതിയ ഓരോ വസ്‌തുക്കൾ ആയിക്കോട്ടെ ഓരോ യന്ത്രോപകരണങ്ങളും നമുക്ക് അറിയാം ലാപ്‌ടോപ്പുകൾ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അതുപോലെതന്നെ പുതിയ ഫോണുകൾ ആയിക്കോട്ടേ ഇതെല്ലാം മാറ്റത്തിന്റെ പുതിയൊരു ദിശയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം നല്ല ഉപകാരങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാം സമൂഹത്തിൽ എത്രത്തോളം വലിയൊരു ചലനമാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയുന്നതിന് ചിന്തിക്കുന്നതിനു അപ്പുറമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പം യന്ത്രോപകരണങ്ങൾ ഒക്കെ ഇഷ്ടമാണോ അബിൻ . അബിൻ ആണെങ്കിൽ ഒരു മമ്മൂട്ടി ഫാൻ ആണെന്നാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ അബിൻ ആണെങ്കിൽ മമ്മൂട്ടിയും കൂടുതൽ യന്ത്രോപകരണങ്ങൾ ആകൃഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് ഏത് കമ്പനിയാണ് കൂടുതൽ ഇഷ്ടം ഉള്ളത് യന്ത്രോപകരണങ്ങൾ നമ്മൾ പറയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഫാനും ലൈറ്റും അതുപോലെ അയേൺ ബോക്സും അങ്ങനെ യന്ത്രോപകരണങ്ങൾ ഇല്ലാതെ നമുക്ക് പറ്റില്ല അവസ്ഥയായി അവയിലത്തെ നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും ആലോചിക്കാൻ പോലും കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലോ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും പറ്റില്ല എല്ലാ കാര്യവും നമ്മുടെ മൊബൈൽ ഫോണിനകത്താണ് അപ്പൊ

അതുപോലെ തന്നെ മൊബൈൽ പുതിയ കമ്പനികൾ താങ്കൾ ചോദിച്ചു മൊബൈലിന്റെ ഏത് കമ്പനിയാണ് ഇഷ്ടമെന്നാണോ അതുതന്നെ മൊബൈൽ ആയിക്കോട്ടെ ഏതൊരു കമ്പനിയുടെ വസ്തുക്കൾ മേടിക്കാനാണ് കൂടുതൽ താല്പര്യം ഉള്ളത് അത് മൊബൈലും പറഞ്ഞാൽ ഉപകാരം അതുപോലെതന്നെ ഇപ്പോൾ ഫാൻ അങ്ങനെയുള്ള വസ്തുക്കൾ ഒക്കെ മേടിക്കുമല്ലോ അതിലൊക്കെ ഏതു കമ്പനി ആണ് ഇഷ്ടം ഇഷ്ടം വി ഗാർഡോ ഫിലിപ്സ് ആണോ

ഓ അതാണല്ലേ ഒരു സത്യാവസ്ഥയാണ് അങ്ങ് പറഞ്ഞത് നമ്മുടെ ദൈനം ദിന ജീവിതത്തിൽ യന്ത്രോപകരണങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ നമുക്കാണെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കാനും അതുപോലെതന്നെ നല്ല കാറ്റ് കിട്ടാൻ നമുക്കാണെങ്കിൽ ഫാൻ വേണം

അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും യന്ത്രോപകരണങ്ങൾ തന്നെ ആവശ്യമായ കാലഘട്ടമാണ് ഇപ്പോൾ യന്ത്രങ്ങൾ നമുക്ക് പുതിയ പുതിയ യന്ത്രങ്ങളാണ് വരുന്നത് ഈ പുതിയ പുതിയ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് പുതിയ പുതിയ കണ്ടുപിടിത്തത്തിലോട്ടും പുതിയൊരു ലോകത്തിലോട്ടും ഉള്ള ഒരു മാർഗ്ഗദീക്ഷ ആണെന്ന് അബിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ഇന്ന് നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു യന്ത്രമാണ് നമ്മുടെ മൊബൈൽ ഫോൺ അതിലേക്ക് ചുരുങ്ങിയിരിക്കയാണ് നമ്മൾ നമ്മളെ പണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ടീവീ യുടെ ഉപയോഗം കുറഞ്ഞു അതുപോലെ ടോർച്ചിനു പകരം മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് അതുപോലെ കലണ്ടറായാലും ഏത് കാര്യമായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കൈകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഇത് ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ പുതിയ സൗകര്യങ്ങൾ വരുന്നത് അത് നമ്മൾ വളരെയേറെ ഇനിയും ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിച്ചാൽ മനുഷ്യ ജീവിതങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കും അല്ലെ അതെയതെ വളരെ സത്യാവസ്ഥയാണ് പക്ഷേ എന്നാൽപോലും എല്ലാവിധ കാര്യങ്ങളും ലളിതവൽക്കരിക്കപ്പെടുമ്പോൾ എല്ലാവിധ കാര്യങ്ങളും ആധുനികവൽക്കരണം എന്നതിന്റെ പേരിൽ എല്ലാത്തിനെയും ചുരുക്കി നമ്മൾ ആ ഒരു സത്തയെ നമ്മൾ ഊറ്റി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ

അവരാണെങ്കിൽ യന്ത്രോപകരണങ്ങൾ ഇപ്പോൾ വസ്തുക്കളായിക്കോട്ടെ തന്നതായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇണക്കം അതുമായിട്ടുള്ള അടുപ്പം ഇവർ മറന്നു പോകുന്നു എന്ന ഭയം എനിക്കുണ്ട്

പുറത്തൊന്നും പോവാതെ ലോകത്തിന്റെ അഭിരുചികളെയും സ്നേഹത്തെയും ഒന്നും അവർ അറിയാതെ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങി പോവുന്നു എന്ന ഒരു വിഷമം വൈഷമ്യം എന്നെ പലപ്പോഴും അലട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വൈഷമ്യത്തെ പറ്റിയിട്ട് അബിന് എന്താണ് പറയാനുള്ളത് വളരെ ചുരുക്കത്തിൽ എന്താണ് പറയാനുള്ളത് ഓക്കേ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കായികാഭ്യാസങ്ങൾ ഒന്നും ഇല്ലാതെ കസേരയിൽ ഇരുന്നു ഒരു കിടക്കയിൽ കിടന്നു

നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ടെങ്കിലും അത് മനുഷ്യനെ സഹായിക്കാനാണു നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപദ്രവകരമായി മാറിയേക്കാം